ആഹ് അതും കയ്യിൽ വെച്ചോളു ഉം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

ആഹ് ഇല്ല നാളെ pay ചെയ്ത മതിയോ okay നാളെയാണെങ്കി നാളെ okay വേറെന്തെങ്കിലും doubt കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളുട്ടോ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 clear ഇപ്പൊ almost ഒക്കെ clear ആണ് എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ ഞാന്

ഏർ പിന്നെന്താ package ഒക്കെ fix ആണപ്പോ

choose ചെയ്യുന്നത് അപ്പൊ ഏർ ഞാനിത് confirm ചെയ്യാണ്. നിങ്ങൾക്ക് cancel ചെയ്യാൻ പറ്റില്ല

okay ഏർ നിങ്ങക്ക് വേണെങ്കിൽ husband ന്റെ കൂടൊന്നു discuss ചെയ്യണൊ ഏർ അതിപ്പോ total amount എത്ര പറഞ്ഞത് total amount ഇപ്പൊ വന്നത് photography ഏർ കൂ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

അതിൽ എന്തെങ്കിലും adjust ചെയ്യാൻ പറ്റുവോ

ഏർ അപ്പൊ നിങ്ങൾക്ക് ten days വേണ്ടേ

അപ്പൊ എന്തായാലും ആ ഒരു cost ആവും madam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

കാരണം നിങ്ങൾക്ക് photographer കൂടി വേണല്ലോ അപ്പൊ അവരുടെ ഒരു cost കൂടി നിങ്ങളെ വരും അപ്പൊ photo ഒക്കെ എടുക്കുമ്പോ photos കെ അപ്പൊ തന്നെ തരും കേട്ടോ

ഇപ്പൊ അവിടുന്ന് extra എന്തെങ്കിലും ഏർ വാങ്ങണെങ്കിലോക്കെ

ഉം നിങ്ങളെ safe ആയിട്ട് ഇവിടെ എത്തിക്കുകന്നുള്ളതാണ് നമ്മളെ responsibility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

എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കില് husband നോട് ചോദിച്ചിട്ട് പറയാം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

ഉം അപ്പൊ ഒരു ഏകദേശം ഒരു എത്ര മണിയാകും വിളിക്കാണെങ്കിൽ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

അതിനുള്ളിൽ എന്തായാലും അയ്ന്റുള്ളി വിളിക്കാം

സ്ത്രീ വിദ്യാഭ്യാസത്തിന്‍റെ പ്രാധാന്യം പെൺകുട്ടികളിലെയും സ്ത്രീകളിലെയും പ്രാഥമിക തൃതീയ, ആരോഗ്യ വിദ്യാഭ്യാസത്തിന്‍റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന എല്ലാ പദമാണ് വനിതാ വിദ്യാഭ്യാസം. ലോകമെമ്പാടും അറുപത്തിയഞ്ചിൽ ദശലക്ഷം പെൺകുട്ടികൾ school ന് പുറത്താണ്. അവരിൽ ഭൂരിഭാഗവും വികസ്വര, അവ~ അവികസിത രാജ്യങ്ങളിലാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് വികസ്വര, അവികസിത രാജ്യങ്ങൾ അവരുടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന്‍റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ

അത് വൃക്ഷത്തെ മൂലകങ്ങളെ നേരിടാൻ സഹായിക്കുന്നു. സ്ത്രീകൾ അതിന്‍റെ വേരുകൾ പോലെയാണ്. അവയിൽ ഏറ്റവും പ്രധാനം വേരുകൾ ശക്തമാകുംതോറും വൃക്ഷം അതിന്‍റെ ശിഖരത്തിൽ~ ശിഖരങ്ങളിൽ ശിഖരങ്ങൾ പരത്തിക്കൊണ്ടിരിക്കും. ദരിദ്രർക്ക് അഭയം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ ഒരു സമൂഹത്തിന്‍റെ ആത്മാവാണ്.

അതേസമയം വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ, അവൾ പുറത്തു പോയാല്‍ വീട്ടിലിരുന്നാലും വീടും അതിലെ താമസക്കാരും നന്നാക്കും. ഒരു സമൂഹത്തിൽ സ്ത്രീകൾ നിരവധി വേഷങ്ങൾ ചെയ്യുന്നു. അമ്മ, ഭാര്യ, സഹോദരി, പരിചരണം എടുക്കുന്നയാൾ, nurse തുടങ്ങിയവ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് അവർ കൂടുതൽ അനുകമ്പയുള്ളവരും സാമൂഹിക ഘടനയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നവരുമാണ്. വിദ്യാസമ്പന്നയായ ഒരു അമ്മ തന്‍റെ മക്കൾ വിദ്യാസമ്പന്നരാണെന്ന് ഉറപ്പാക്കുകയും ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം ആൺകുട്ടികളെപ്പോലെ തൂക്കിനോക്കുകയും ചെയ്യും. സ്ത്രീകളെ പുരുഷന്മാർക്ക് തുല്യമായി പണിഗണിക്കുക~ പരിഗണിക്കുകയും വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്ന~ ചെയ്തിരുന്ന സമൂഹങ്ങളിൽ ചരിത്രം തെളിവുകളാണ്. അഭിവൃത്തി പ്രാപി~ പി~ പ്രാപിക്കുകയും സാമൂഹികമായും സാമ്പത്തികമായും വളരുകയും ചെയ്തു. സുസ്ഥിര വികസനം എന്ന നമ്മുടെ ലക്ഷ്യത്തിൽ സ്ത്രീകളെ പിന്നിലാക്കുന്നത് തെറ്റാണ്. വിദ്യാഭ്യാസത്തിലും മറ്റ് മേഖലകളിലും രണ്ട് ലിംഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ അനുവദിച്ചാൽ മാത്രമേ അത് നേടാനാകൂ. വിദ്യാഭ്യാസം സ്ത്രീകളിൽ കൂടുതൽ ആത്മവിശ്വാസവും അഭിലാഷവുമാക്കുന്നു. അവർ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും ചൂഷണത്തിനും അക്രമത്തിനുമെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യും. സ്ത്രീകൾ നിശ്ശബ്ദമായി കരഞ്ഞാൽ ഒരു സമൂഹത്തിന് പുരോഗതി കൈവരിക്കാനാവില്ല. സ്വത~ സൊ~ സ്വന്തത്തിനും കുടുംബത്തിനും ഒരു പുരോ~ പുരോഗമനാ പാത രൂപപ്പെടുത്താൻ വിദ്യാഭ്യാസമെന്ന ആയുധം അവർക്കുണ്ടാകണം. സ്ത്രീകളെ ബോധവൽക്കരിക്കു വല്‍ക്കരിക്കുന്നതിന്‍റെ ചില ഗുണങ്ങൾ സമൂഹത്തിൽ അതിന്‍റെ ഗുണപരമായ ഫലങ്ങളും. മെച്ചപ്പെട്ട ജീവിത നിലവാരം. കുടുംബത്തിന്‍റെ മെച്ചപ്പെട്ട ജീവിതനിലവാരം സ്ത്രീ വിദ്യാഭ്യാസത്തിന്‍റെ നേട്ടങ്ങളിലൊന്നാണ്. ഒരൊറ്റ രക്ഷിതാവിന്‍റെ വരുമാനത്തെ ആശ്രയിക്കുന്ന കുടുംബ~ കുടുംബത്തേക്കാൾ ഇരട്ടി~ കൂ~ ഇരട്ടി കൂലിയെ ആശ്രയിക്കുന്ന ഒരു കുടുംബം കൂടുതൽ സംതൃപ്തി സന്തുഷ്ടവുമാണെന്ന് നിഗമനം ചെയ്യാൻ ഒരു ഗണിതശാസ്ത്രത്തിന്‍റെ ആവശ്യമില്ല. വിദ്യാസമ്പന്നയായ ഒരു അമ്മ കുടുംബത്തിന്‍റെ പിതാവിനെപ്പോലെ നല്ല രീതിയിൽ സാമ്പ~ സമ്പാദിക്കുകയും കുടുംബത്തിന്‍റെ സാമ്പത്തിക ആവശ്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നോക്കുകയും ചെയ്യും. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലുള്ള രണ്ട് വരുമാനം

കൂടാതെ അവർക്ക് ശുചിത്വബോധവും ഉണ്ട്. ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും തങ്ങളുടെ കുടുംബത്തിന്‍റെ ആരോഗ്യത്തെക്കുറിച്ച് നിരന്തരം ഉത്കണ്ഠം~ ഉത്കണ്ഠാകുലരാണ്. എന്തുവിലകൊടുത്തും അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. പണം സമ്പാദിക്കുക എന്ന ഒറ്റ ഉത്തരവാദിത്തത്തോടെ പുരുഷന്മാർ സ്വതന്ത്രമായി ജോലി ചെയ്യുന്നത് വീട്ടിലെ സ്ത്രീകൾ കാരണം മാത്രമാണ്.

അതിനാൽ ആരോഗ്യപരമായ അപകടങ്ങൾ അവർ തിരിച്ചറിയുകയും അവ ഇല്ലാതാക്കാൻ വിവേകത്തോടെ പ്രവർത്തിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. സ്ത്രീ ഒരു വീടിന്‍ അന്തസ്സാണ്. അതിലെ സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു, അവർ എത്രമാത്രം വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു സമൂഹം വിലയിരുത്തപ്പെടുന്നത്. ഒരു സ്ത്രീക്ക് സ്വന്തം അന്തസ്സും മാനവും സംരക്ഷിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അവർക്ക് അവളുടെ കുടുംബത്തിന്‍റെ അന്തസ്സും മാനവും സംരക്ഷിക്കാൻ കഴിയൂ. വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീക്ക് സ്വന്തം അന്തസ്സിനായി സം~ സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലായിരിക്കാം. അതേസമയം വിദ്യ~ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് അതിനായി പോരാടാനും ആത്മവിശ്വാസമുണ്ടാകും. വിദ്യാഭ്യാസം സ്ത്രീയെ സ്വയം പര്യാപ്തയാക്കുന്നു. അതായത് സ്വന്തം നിലനിൽപ്പിനും അതുപോലെ തന്‍റെ മക്കളുടെ നിലനിൽപ്പിനും അവൾ ആരെയും ആശ്രയിക്കുന്നില്ല. താൻ വിദ്യസമ്പന്നയാണെന്നും പുരുഷന്മാരെപ്പോലെ തുല്യമായി ജോലി ചെയ്യാമെന്നും കുടുംബത്തിന്‍റെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവൾക്കറിയാം. സാമ്പത്തികമായി സ്വതന്ത്രയായ ഒരു സ്ത്രീക്ക് അനീതിക്കും ചൂഷണത്തിനും എതിരെ ശബ്ദമുയർത്താൻ കഴിയും. സ്ത്രീകൾക്ക് നേരെയുള്ള പല സാമൂഹ്യ തിന്മകളും കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയും. സ്ത്രീധനം, മാംസക്കച്ചവടം, പെൺ ശിശുഹത്യ

വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതിലെ അംഗങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ ഗാർഹിക പീഡന ത്തെക്കുറിച്ച് അവൾ നിശബ്ദത പാലിക്കാൻ സാധ്യതയില്ല. സമൂഹത്തിന്‍റെ സാമൂഹിക ഘട~ ഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് തീർച്ചയായും സഹായിക്കുകയും ചെയ്യും. വിദ്യാസ~ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ

നന്നായി അറിയാം. വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് പിന്നീടുള്ള ജീവിതത്തിൽ വിവാഹം കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിന്‍റെയും അതിജീവനത്തിനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നു. വിദ്യാസമ്പന്നരായ അമ്മമാർ അവരുടെ കുട്ടികളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പോഷകാഹാരത്തെക്കുറിച്ചും കൂടുതൽ ബോധവാന്മാരാണ്. ഒപ്പം അവരെ നന്നായി പരിപാലിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികളുടെ മരണനിരക്ക് കുറയുന്നു. അവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യം, ശുചിത്വം, പോഷകാഹാരം എന്നിവ നൽകുന്നു. ഒരു പഠനമനുസരിച്ച്, അവരുടെ അമ്മമാർ secondary school പൂർത്തിയാക്കിയിരുന്നെങ്കിൽ, ആഗോളതലത്തിൽ ഏകദേശം ഒന്ന് point അഞ്ച് ദശലക്ഷം കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു കണക്കാക്കുന്നു. ഇന്ന് school ല്‍ പോകാത്ത ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ മറ്റ് വീടുകളിലും വീട്ടുജോലികൾ~ കളില്‍ വീട്ടുജോലിക്കാരാ~ ക്കാരിയായി ജോലിചെയ്യാൻ സാധ്യതയുണ്ട്. മിക്കവാറും ചെറിയ തുകയ്ക്ക് മാത്രം വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയോ പെൺകുട്ടിയോ വീട്ടുജോലിക്കാരായി ജോലിചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സന്ദർഭങ്ങളിൽ മാംസക്കച്ചവടത്തിലേക്ക് തള്ളിവിടപ്പെടും. വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നിട്ടും അവി~ അവിദ്ഗദ്ധ തൊഴിലാളികളായി എളുപ്പത്തിൽ ജോലിയിൽ പ്രവേശിപ്പി~ പ്രവേശിക്കുന്നു.

സാമൂഹികമായി ഒറ്റപ്പെടുന്നു. വിഷാദത്തിലേക്കും മറ്റ് മാനസികവും ശാരീരികവുമായ അസുഖങ്ങളിലേക്കും നയിക്കുന്നു. മറുവശത്ത് വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ ഇതിലൂടെ കടന്നുപോകാൻ സാധ്യതയില്ല. അ~ അത്യന്തികമായി ഒരു സന്തുലിത സ~ സമൂഹം ഉണ്ടാകും. ഇന്ന് വികസ്വര രാജ്യങ്ങളും അവി അവികസ്വര രാജ്യങ്ങളും സമഗ്രവിക സത്തിനായി പരിശ്രമിക്കുന്നു. അതായത് പുരോഗതിയിലേക്കുള്ള പാതയിൽ ആരെ~ ആരെയും പിന്നിലാക്കുന്ന~ പിന്നിലാക്കാതിരിക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യത്തിന്‍റെ യഥാർത്ഥ വികസനം കൈവരിക്കാനാകൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം

സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തുല്യ അവസരം നൽകുകയും അവർ ആഗ്രഹിക്കുന്ന തൊഴിലുകൾ പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. Doctor, അഭിഭാഷകൻ, സാങ്കേതിക വിദഗ്ദ്ധർ, ശാസ്ത്രജ്ഞൻ, പത്രപ്രവർത്തകൻ, സാഹസികത തുടങ്ങിയവ. എങ്കിൽ മാത്രമേ സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് കഴിയൂ. Brain drain എന്ന പദ~ പദത്തെക്കുറിച്ച് നാമെല്ലാവരും കേട്ടിരിക്കണം. വികസ്വര അല്ലെങ്കിൽ അവികസ്വര രാഷ്ടത്തിലെ കഴിവുള്ള വ്യക്തികൾ ലോകത്തിന്‍റെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് കുടിയേറുന്നതിനെക്കുറിച്ച് നമ്മുടെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കണം. മെച്ചപ്പെട്ട സാമ്പത്തിക പ്രതിഭകൾ അവരുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് വളരെയധികം ഉന്നയി~ ഊന്നിപ്പറയുന്നതിനുപകരം അത്തരം രാജ്യങ്ങൾ അവരുടെ പെൺകുട്ടികളെയും സ്ത്രീകളെയും അവരുടെ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ പര്യവേഷപ്പെടുത്തി ചെയ്യാൻ പഠിപ്പിക്കണം. വികസ്വര രാജ്യങ്ങളിലെ സ്ത്രീ വിദ്യാഭ്യാസം അവരുടെ വളർച്ചക്ക് സ്ഥിരതക്ക് അത്യന്താപേക്ഷിതമാണ്. വീട്ടുജോലി ചെയ്യുന്ന പെൺകുട്ടിക്ക് ശരിയായ മാർഗനിർദേശവും അതിനുള്ള അവസരവും നൽകിയാൽ മാത്രമേ Doctor ആകാൻ കഴിയൂ എന്ന് ആർക്കറിയാം. മസ്തിഷ്‌കത്തിന്‍റെയും അതിന്‍റെ ഉപയോഗത്തിന്‍റെയും കാര്യത്തിൽ സ്ത്രീകൾ പുരുഷനെക്കാൾ താഴ്ന്നവരല്ല. എന്തുകൊണ്ട് അവരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരെ സഹായിക്കരു~ ഒരു സ്ത്രീ തന്‍റെ വേരുകൾ ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള സാധ്യത കുറവായതിനാല്‍ ഇത് ആത്യന്ത~ ആത്യന്തികമായി രാജ്യത്തിന് ഗുണം ചെയ്യും. മറ്റ് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പോരാടാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കളായി സ്ത്രീകളെ പഠിപ്പിക്കുന്നത് അവരെ നയിക്കും. സ്ത്രീകൾക്കെതിരായ അനീതികൾക്ക് മറ്റ് കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കൂടുതൽ ഫലപ്രദമായ പോരാടാൻ വനിതാ രാഷ്ട്രീയ നേതാക്കൾക്കോ ബൂ~ bureaucrat കൾക്കോ കഴിയും. ആ~ ത്യന്താ~ ആത്യന്തികമായി സന്തുലിത സമൂഹത്തിലേക്ക് നയിക്കുന്നു. എത്രത്തോളം സ്ത്രീകൾ രാഷ്ട്രത്തിലേക്കും bureaucracy ലേക്കും

ഇപ്പോ ലോകത്തെ മികച്ചതാക്കാൻ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത എണ്ണമറ്റ സ്ത്രീകൾ ലോകത്തിലുണ്ട്. പ്രത്യേകിച്ച് അവികസിതവും വികസ്വ~ വികസ്വരവുമായ രാജ്യങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ നിന്ന് കൂടുതൽ പ്രയോ~ ലഭിക്കും. സ്ത്രീകളെ~ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ ഒരു രാജ്യത്തിന്‍റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് അവിഭാജ്യമാണ്. വീടുകളിലും സമൂഹത്തിലും സ്ത്രീകൾ ഉത്തരവാദിത്തമുള്ള പങ്ക് വഹിക്കുന്നു. അവരുടെ കുട്ടികളെയും ബന്ധുക്കളെയും വീട്ടിലെ മുതിർന്നവരെയും നോക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതിനാൽ അവർക്ക് ഭീഷണിയാ~ ഭീഷണികളെയും സുര~ സുരക്ഷയെയും കുറിച്ച് നല്ല അറിവും അവബോധവും ഉണ്ടായിരിക്കേണ്ടതാണ്. നിർബന്ധം . വിദ്യാഭ്യാസ~ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടില്‍ സമൂഹത്തിലും ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. രാജ്യത്തിന്‍റെ സാക്ഷരതാ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് അവൾ തന്‍റെ കുട്ടികളെ school കളിലേക്ക് അയക്കാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല ആരോഗ്യവും ശുചിത്വവും രാജ്യത്തിന്‍റെ ഉയർന്ന സമ്പദ്‌വ്യവസ്ഥ പഠിപ്പിക്കുന്നതിന് മറ്റ് നിരവധി ഗുണങ്ങളുമുണ്ട്. വിദ്യാഭ്യാസത്തിന് സ്ത്രീകളെ പിന്നിലാക്കിയാൽ ഒരു രാജ്യത്തിന്‍റെ യഥാർത്ഥ അര്‍~ അർത്ഥത്തിൽ വികസനം കൈവരിക്കാനാകുന്നതല്ല. സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തുല്യ അവസരം നൽകുകയും അവർ ആഗ്രഹിക്കുന്ന തൊഴിലുകൾ പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. Doctor, അഭിഭാഷകൻ, സാങ്കേതിക വിദഗ്‌ധർ, ശാസ്ത്രജ്ഞർ, സാഹസികത തുടങ്ങിയവ. എങ്കിൽ മാത്രമേ സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് കഴിയുകയുള്ളു. ഇന്ന് school ൽ പോകാത്ത ഒരു പെൺകുട്ടി സ്വന്തം വീട്ടില്‍ മറ്റ് വീടുകളിലും വീട്ടുജോലികളിൽ ജോലിചെയ്യാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിന്‍റെ പ്രാധാന്യം അത്രത്തോളം ഇന്ന് വളർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ലോകത്ത് sacrifice ചെയ്യല്‍ ഭയങ്കര പ്രശ്‌നമാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും നേരിടേണ്ട ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്.

അല്ലേ, നിങ്ങക്ക് യാതൊരു tension ഉം ഇല്ലാതെ ആദ്യത്തെ exam തന്നെ ഉഷാറായി എഴുതിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങക്ക് എല്ലാർക്കും എന്ത് ചെയ്യാൻ സാധിക്കും ബാക്കി exam കൾ ഒക്കെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മലയാളം ആദ്യം തന്നെ അല്ലേ കഥകളും കവിതകളും ഒക്കെ കേട്ട് കൊണ്ട് ഏ അതൊക്കെ പഠിച്ചോണ്ട് നമ്മള് first exam ലേക്ക് നമ്മള് പോവാണ്. നമുക്കറിയാം ഏഴാം class ന് ശേഷം വലിയ ഒരു exam എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങള് നേരിടാൻ പോകുന്ന ആദ്യത്തെ exam ആണ് അല്ലേ അതുകൊണ്ട് ആർക്കും യാതൊരു പേടിയുടെ ആവശ്യല്ലാ. വളരെ cool ആയിട്ട് നമുക്ക് exam എഴുതാം. പക്ഷേ ഒരു കാര്യണ്ട് hall ticket കൊണ്ടുപോവാൻ മറക്കരുത് അത് പൂജ മുറിയിൽ കിടക്കരുത് hall ticket ഉം അതുപോലെ തന്നെ pen ഉം ഒക്കെ ആയിട്ട് വേണം നിങ്ങൾ exam ന് പോവാൻ വേണ്ടിയിട്ട്, ഏ അതുമാത്രം മറന്നു പോകരുത് കാര്യങ്ങളെല്ലാം എടുത്തിരിക്കണം പക്ഷേ കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് അറിയാലോ അല്ലേ mobile ഒന്നും തന്നെ നിങ്ങൾ class ലേക്ക് കൊണ്ടുപോകരുത്. പിന്നീട് അതൊക്കെ എന്ത് ചെയ്യുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് tension ആകാൻ വേണ്ടിയിട്ട് നമ്മള് പഠിച്ച എല്ലാം നമ്മള് പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് യാതൊരു tension ഇല്ലാതെ cool യിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ cool യിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ hall ticket ഉം ഒരു നാല് pen ഉം pencil ഉം ഒരു scale ഉം ഒരു rubber ഉം മാത്രം മതി അവിടെ അവിടെ ആരുടെ അടുത്തേക്കും നിങ്ങൾ കടം വാങ്ങിക്കാൻ പോകേണ്ട. എല്ലാം ready യാക്കി set ക്കി വെക്കുക uniformIDcard ക്കെകള് set ക്കി വെക്കുക നല്ല cool ആയിട്ട് കൃത്യം ഒൻപത് മണി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എട്ടേ മുക്കാൽ ആകുമ്പോഴത്തേക്കും school ലെത്തുന്നു നമ്മള് ഏ വളരെ റി~റി~ relax ചെയ്യുന്നു നമ്മുടെ friends ന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ exam എഴുതാൻ വേണ്ടി ready യാകുന്നു, അല്ലേ? കൃത്യം ഒൻപതര ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യത്തെ exam ആയതുകൊണ്ട് തന്നെ ഒൻപതര ആകുമ്പോഴത്തേക്കും നിങ്ങളെ എല്ലാവരെയും നിങ്ങൾ എഴുതുന്ന പരീക്ഷ hall ലേക്ക് എത്തിച്ചിരിക്കും നിങ്ങൾക്കറിയാം നിങ്ങൾ പരിചിതരായ അധ്യാപകരല്ലാ നിങ്ങൾ ഒര് ഒരിക്കൽപോലും കാണാത്തവരാണ് നിങ്ങളുടെ class ൽ ഉണ്ടാവുക. അല്ലേ? അതുകൊണ്ടുതന്നെ യാതൊരു tension ന്റെ ആവശ്യവില്ല നിങ്ങളുടെ പരിചിതരായ അധ്യാപകര് ഒന്നും ഇല്ല എന്നുള്ള യാതൊരു tension ന്റെയും ആവശ്യല്ല നിങ്ങളുടെ കയ്യിൽ എല്ലാം ഭദ്രായിരിക്കും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് അഹ് എന്താണ് set ആയിരിക്കും അതുകൊണ്ട് യാതൊരു tension ഉം ഇല്ലാതെ നമുക്ക് പരീക്ഷ അഭിമുഖീകരിക്കാം. okay അപ്പോ അത് ready ആയല്ലോ എല്ലാവരും, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതേപോലെ വേണം നിങ്ങള് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ആവേശം നിങ്ങൾക്ക് പരീക്ഷ hall ലും നിങ്ങള് എഴുതാനും ഒക്കെ ഉണ്ടായിരിക്കണം. ഒന്നര മണിക്കൂറേ നമുക്ക് exam ഉള്ളൂ അക്കാര്യം ആരും മറന്നു പോകരുത്. ഒന്നേ മുക്കാൽ മണിക്കൂറേ ആകെ നമ്മൾ ആ exam hall ൽ ഉണ്ടാവുള്ളൂ. പതിനഞ്ച് minute cool of time ഉം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒരുപാട് rules ഉം regulations ഉം ഒക്കെ അധ്യാപകർക്ക് പറയാനുണ്ടാകും നിങ്ങൾക്ക് അപ്പോൾ അഞ്ച് minute പത്ത് minute ഒക്കെ മെല്ലെ മെല്ലെ സമയം ഇങ്ങനെ പോകും extra സമയം നമുക്ക് കിട്ടുവോ ഇല്ലയോ എന്ന് അറിയില്ല.

വേറെ ഒന്നും വേണ്ട നിങ്ങടെ A plus നിർണ്ണയിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ളതിലാണ്. അതുകൊണ്ട് അഥവാ ചില ചോദ്യങ്ങൾ വിട്ടു പോവാണെങ്കില് ഒരു നാല് point എങ്കിലും നിങ്ങൾ അതില് എഴുതി വെച്ചിരിക്കണം എന്നാൽ മാത്രേ നിങ്ങൾക്ക് എന്താക്കാൻ സാധിക്കുള്ളൂ ആ A plus ലേക്ക് വരാൻ പറ്റുള്ളൂ miss പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും ആ ഇതൊക്കെ മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങൾക്ക് exam hall ലേക്ക് പോകാം no tension ഒന്നിന്റെ ആവശ്യവില്ല ഈ രണ്ട് മണിക്കൂറ് കൊണ്ട് നമ്മൾ ഇതെല്ലാ ചോദ്യങ്ങളും എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മള് എടുക്കാൻ പോവാണ് അഹ് അതോടെ നിങ്ങൾ മനസ്സിലാക്കുക വരാവുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് ആ ഒരു class ഭാഗത്തേക്ക് പോവാണ് ഇനി ഒരു

എങ്ങനെയാണ് ആ ചോദ്യങ്ങളെ ഉത്തരം എഴുതേണ്ടത്? editorial വരുവോ? അതോ പ്രഭാഷണം ആണോ വരിക അതോ ലഘു ഉപന്യാസം ആണോ വരിക ഇത്തരത്തിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് നമുക്ക് എല്ലാം നമ്മള് പറഞ്ഞുതരാം. ഹം ഇപ്പം നമ്മള് ചെയ്യേണ്ടത് എന്താണ് ആറ് mark ന്റെ ചോദ്യങ്ങള് അതൊക്കെ miss പറയും ഓരോ പാഠഭാഗം എടുക്കുമ്പോഴും നമുക്ക് അതിൻറെ ഇത് പറഞ്ഞു പോകാം ആദ്യം തന്നെ ചിരപരിചിതമായി കഴിഞ്ഞു ഇല്ലേ? ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം നിങ്ങൾക്ക് ഇവിടെ പരിചിതമായി കഴിഞ്ഞു. അപ്പോൾ അതിന് intro കൊടുത്തു കൊണ്ടാണ് എഴുതേണ്ടത്. ആധുനിക മലയാളഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻറെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അല്ലേ? അതിലെ അയോധ്യ കാണ്ഡത്തിലെ ഒരു ഭാഗമാണ് ഒരു ഭാഗമാണ് ഏത് ലക്ഷ്മണ സാന്ത്വനം. ആ ഒരു ലക്ഷ്മണ സാന്ത്വനം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ക~കവിത പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പാഠഭാഗത്തേക്ക് പോകുന്നത് അല്ലേ. എന്താ അതിന്റെ intro അയോധ്യയിലെ രാജാവായ ദശരഥൻ തന്റെ മകൻ അല്ലേ ശ്രീരാമനെ യുവ രാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻറെ മറ്റൊരു പത്നി ദശരഥ മഹാരാജാവ് വാഗ്ദാനം ചെയ്തിരുന്ന ആ വരം ചോദിക്കുകയും ഒടുവിൽ തൻറെ മകനായ ഭരതനെ യുവരാജാവ് ആക്കണമെന്നും രാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണമെന്നും ആവശ്യപ്പെട്ടു, അല്ലേ? ഇതറിഞ്ഞ് അത്യധികം കോപിഷ്ഠനായിരുന്ന ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു പിതാവിനെ ബന്ധിച്ച് ശത്രുക്കളെ അമർച്ച ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് രാജ്യം കൈക്കൽ ആക്കണം എന്നുള്ള കടുത്ത തീരുമാനവുമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? ഈ അവസരത്തിൽ വാ ലക്ഷ്മണന്റെ ആ ഒരു കോപം അത് ഇല്ലാതാക്കാൻ ആയിട്ട് വാത്സല്യം തുളുമ്പുന്ന അല്ലേ വളരെ അധികം സ്നേഹത്തോടുകൂടി എന്താ ചെയ്യുന്നത് അഹ് നമ്മുടെ രാമൻ ലക്ഷ്മണന്റെ അടുത്ത് എത്തുന്നു അല്ലേ അപ്പോൾ അവിടെ രാമൻ വെറുമൊരു സഹോദരനല്ല. ഒരു പിതാവും സഹോദരനും അല്ലേ ആ ആ എല്ലാ role കളും അവിടെ രാമൻ ഒരു അമ്മയുടെ role കൾ പോലുമുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ലോകത്തെക്കുറിച്ച് തൻറെ പ്രിയ അനുജന് പറഞ്ഞുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻറെ ഉള്ളിൽ ഉണ്ടായ ആ കോപത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഏത് വിധേനയും ഈ രാജ്യം കൈക്കലാക്കണം അല്ലേ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണ്? മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികത അതുപോലെ നിസാരത ഇതൊക്കെ ഉചിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻറെ ആ ഒരു അഹ് കോപത്തെ തണുപ്പിക്കാൻ മൂന്നു വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ആ മൂന്ന് വാക്കുകൾ? വത്സ, സൗമിത്രേ, കുമാര അല്ലേ ആ മൂന്നു വാക്കുകളാണ് ഉപ~ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുന്നത് നിന്നുടെ സ്വസ്ഥം അറിഞ്ഞിരിക്കും അല്ലേ എനിക്ക് നിന്റെ സ്വഭാവം അറിയാം എന്നാലും എ~

തവ യുക്തമതല്ലാകിലും എന്തതിനാൽ പോലും ഒരു പേടിയും വേണ്ട ഇതു മാത്രാണ് പറഞ്ഞത് ഈ കാണുന്ന രാജ്യം ദേഹം അല്ലേ ധാന്യം ധനം ഇതു മുഴുവനും നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കാണെങ്കിൽ നമുക്ക് അതൊക്കെ ഉൾകൊള്ളാം. ഇതൊന്നും നമുക്ക് പറ്റില്ല പിന്നെ എന്തിനാണ് ഇതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നത്? അടി കൂടുന്നത് എന്നാണ് ചോദിക്കുന്നത്.

പിണര് പോലെ ഇളകുന്നതാണ്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഒരു മിന്നല് പോലെയാണ് നമ്മുടെ ആയുസ്സ് എപ്പോഴാണ് തീരുക എന്ന് അറിയില്ല എന്ന് പറയുന്നു അല്ലേ. അതിൻറെ അടുത്ത് തന്നെ എന്തുപറയുന്നു രണ്ടാമതായിട്ട് അപ്പൊ ആദ്യം പറയേണ്ടത് ഈ കാണായ ലോകങ്ങളൊക്കെ അല്ലേ ഇത് മുഴുവനും അ~അഭ്~അനുഭവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കില്ല. രണ്ടാമതായിട്ടോ ഈ ഭോഗങ്ങൾ സുഖങ്ങളൊക്കെ ക്ഷണപ്രഭ പോലെ ഇളകുന്നതാണ് മൂന്നാമതായിട്ട് എന്തു പറയുന്നു ആഹ് ചുട്ടു പഴുത്ത

ഭക്ഷണത്തിന്നപേക്ഷിക്കുന്നത് പോലെ അല്ലേ എത്ര മനോഹരമായിട്ടാണ് പാമ്പിൻറെ വായിൽ അകപ്പെട്ട തവള താനൊരു അപകടത്തിൽ പെട്ടു എന്നറിയാതെ ഭക്ഷണം തിരയുന്നത് പോലെയാണ് നമ്മൾ ഇന്ന് ഈ ലോകത്തിൻറെ സുഖങ്ങൾ ഇല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ mobile ന്റെ ആ ഒരു സുഖത്തിൽ നമ്മൾ എന്താകുന്നു മറ്റ് എല്ലാം മറന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ പുറകിൽ വലിയ ഒരു അപകടം പതുങ്ങിയിരിക്കുന്നു നമ്മൾ അറിയുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് മനസ്സിലാക്കുക മനുഷ്യ നീ ഒരുപാട് സുഖത്തിൽ മുമ്പോട്ട് പോകരുത്. പെട്ടെന്ന് ഒരു ദിവസം നിൻറെ മരണമാണ് ജീവിതം ഇത്രയേ ഉള്ളൂ ഉള്ള കാലഘട്ടത്തിൽ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക എന്നാണ് രാമനിലൂടെ എഴുത്തച്ഛൻ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ എത്ര മനോഹരമായ വരികളിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അതിനുശേഷം പറയുന്നു കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നു അല്ലേ? ജീവിതത്തിലെ നശ്വരത പറഞ്ഞതിനുശേഷം കുടുംബത്തിൻറെ ആ ഒരു ജീവിതത്തെപക്കു~ക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് എന്താണ് കുടുംബജീവിതം എന്ന് പറയുന്നത് ക്രാന്തർ പെരുവഴി അമ്പലം തന്നിലെ ഭ്രാന്തരായി കൂടിയ ഒരു രോഗം വരും പോലെ അല്ലേ വഴിയാത്രക്കാർ ഒരുമിച്ച് സത്രത്തിൽ ചേർന്നതിന് ശേഷം പല ഭാഗത്തും പിരിഞ്ഞു പോകുന്നത് പോലെയാണ് കുടുംബജീവിതം. അല്ലേ? നമ്മൾ വവ എവിടുന്നൊക്കെയോ വരുന്ന അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ സഹോദരൻ, സഹോദരി ഇല്ലേ ഒരു കുടുംബമായി താമസിക്കുന്നു പിന്നീട് നമ്മൾ എന്തായി പോകുന്നു പിരിഞ്ഞു പോകുന്നു. അതാണ് നമ്മുടെ ജീവിതം അതുപോലെതന്നെ എന്താണ് ആ ഉണങ്ങിയ വിറക് തടികൾ അല്ലേ ഒന്നിച്ചു വീഴുകയും ചുഴിയിൽ പെട്ട് പല ഭാഗങ്ങളിലേക്ക് പോകുന്നത് പോലെയും ആണ് കുടുംബജീവിതം. കുടുംബജീവിതത്തെപ~ക്കുറിച്ച് പറഞ്ഞു ജീവിതത്തിൻറെ ക്ഷണികതയെ കുറിച്ച് പറഞ്ഞു അതേപോലെതന്നെ ലക്ഷ്മിയും അതുപോലെ നമ്മുടെ യൗവ്വനവും സ്ഥിരമല്ല അല്ലേ അതും ഇല്ലാതാകും. ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ഭാര്യ സുഖം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും നമുക്ക് ഒരു സുഖം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് സ്വപ്നതുല്യമാണ് ജീവിതം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് എട്~എടുത്ത് ചാടരുത് എടുത്തുചാട്ടം ഒന്നിനും ഗുണകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇത്രയും കാര്യങ്ങള് നിങ്ങള് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വച്ചുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ആ പാഠത്തിലെ ഏതു ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കലാണ് ലക്ഷ്മണ സാന്ത്വനം അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ലക്ഷ്മണനെ സ്വാധിനിപ്പിച്ചു എന്ന് സാന്ത്വനിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലേ? രണ്ടാമത് ആയിട്ട് ജീവിതത്തിൻറെ നശ്വരതയെ കുറിച്ചാണ് പറയുന്നത് നമ്മള് രാജാവാണ്, ജന്മിയാണ്, ബ്രാഹ്മണനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് എന്ത് ചെയ്യുന്നു വളരെ അധികം മേന്മ കൊള്ളുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എല്ലാ ജഡങ്ങളും ഒന്നെങ്കിൽ കൃമികൾ ആയി പോകും അല്ലെങ്കിൽ കത്തിച്ചു കളയും അല്ലെങ്കിൽ ജന്തുക്കൾ ഭക്ഷിക്കും. ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ പഞ്ചഭൂതം പോലെ അഗ്നിയും, വായുവും, വെള്ളവും ആഹ് അതുപോലെ ആ എന്താ പറയുക മണ്ണും ആകാശവും ചേർന്ന നമ്മുടെ ശരീരം അല്ലേ അത് എന്താണ് മായ പോലെ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം ഇതുപോലെ പോകുന്നു നമ്മുടെ ജീവിതം. അ~അത്തരത്തിലുള്ള ആ ഒരു ജീവിതത്തിൽ എന്താണ് ആ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലേ? നീ എന്താണ് എല്ലാരെയും ഈ ചെറിയ ജീവിതത്തിൽ നശിപ്പിക്കണം എന്നുള്ള നിൻറെ മനസ്സിലുള്ള ആ ചിന്ത, അല്ലേ? അത് നീ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു ലക്ഷ്മണ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ ഇവിടെ ജീവിതത്തിൻറെ നശ്വരതയെ കുറിച്ച് ജീവിതത്തിലെ ക്ഷണികമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറയുകയാണ് അല്ലേ എന്താണ് ദേഹം ദേഹം അല്ലോർക്കിൽ ഇവിടെ ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം ആ വിദ്യയാകുന്നതും അല്ലേ ഞാനാണ് ദേഹം എന്ന് പറയുന്നത് എന്താണ് അവിദ്യ വിവരമില്ലായ്മയാണ് ഇട്ടോ എന്താ പിന്നെ ദേഹമല്ലോത്തിൻ ഞാനായത് ആത്മാവെന്ന് ദേഹമല്ല ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് വിദ്യ അപ്പോൾ പഠിച്ചത് എന്ത് ചെയ്യുന്നു ആ മനസ്സുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ നേടുന്നു ഇല്ലേ പഠിക്കാത്തവൻ എന്ത് ചെയ്യുന്നു? അവൻ എല്ലാം ദേഹമാണെന്ന് ചിന്തിക്കുന്നു അതാണ് ദേഹത്തിന്റെ പ്രത്യേകത ദേഹവും മനസ്സും തമ്മിലുള്ള ആ ഒരു പ്രത്യേകത അതുതന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് സംസാരകാരിണി ആയധ വിദ്യയും സംസാരനാശിനി ആയതു വിദ്യയും അല്ലേ സംസാരത്തിന് സുഖങ്ങൾക്ക് അതുപോലെതന്നെ സുഖത്തിന്റെ പിന്നാലെ പരക്കം പായാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് എന്താണ് അവിദ്യ വിവരമില്ലായ്മ ശരിയായ പഠനം ഇല്ലായ്മയാണ് എന്നാൽ വിദ്യ ഉണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുന്നു സുഖത്തിന്റെ പിന്നാലെയുള്ള പോക്ക് നമ്മുടെ നശിക്കും എന്ന് പറഞ്ഞു കൊണ്ടാണ് ആ ഒരു പാഠഭാഗം മുന്നോട്ട് പോകുന്നത് അല്ലേ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കണം.

എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം വരും ഈ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ച് വേണം ആ ഒരു ചോദ്യം എഴുതാൻ വേണ്ടിയിട്ട് അത് എന്തുകൊണ്ടാണ് എത്രയും ഒറ്റയ്ക്ക് നമ്മുടെ മോക്ഷത്തിന് ആ വിഘ്നം വരുത്തുന്നശക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഏതാണ് ക്രോധമാണ് അല്ലേ അപ്പോൾ എൻറെ ആ ക്രോധം കാരണം എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്താണ് മാതാവ്, പിതാവ്, , മിത്രം അല്ലേ ഇവരെയൊക്കെ നമ്മൾ നിമിഷം നേരം കൊണ്ട് ഇല്ലാതാക്കുന്നു. നമുക്കറിയാം നമ്മൾ ഇന്ന് പത്രം വായിക്കാണെങ്കിലും social media ൽ ഒക്കെ ഒരുപാട് അല്ലേ ആ കാണുന്നുണ്ട് കൊലപാതകങ്ങളെ കുറിച്ചാണ് അല്ലേ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്തുകൂട്ടുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ലോകത്തിലെ ഒരു മനുഷ്യൻറെ മനസ്സിൽ നിന്ന് തുടങ്ങുന്ന പല പ്രശ്നങ്ങളും ലോകമഹായുദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അപ്പോൾ ക്രോധമാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും എന്താണ് വിഷമുള്ള വസ്തു ഇന്നിവിടെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ ക്രോധം നിമിത്തം എന്താക്കുന്നു മറ്റുള്ളവരെ മനുഷ്യൻ കൊല്ലുന്നു.

ഒന്നുമില്ലാതെയായി മാറുകയാണ് എടുത്തുചാട്ടം കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ലക്ഷ്മണാ ഇത്തരത്തിലുള്ള നിൻറെ ക്രോധം ഉപേക്ഷിക്കും അ ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും ഇത്തരത്തിൽ ക്രോധം കൊണ്ടു നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ദേഷ്യത്തിന്റെ കാരണം ജീവിതത്തിലെ ആഹ് ജീവിതത്തിലുള്ള പ്രശ്നങ്ങള് എന്താണ് ജീവിതം വളരെ കുറഞ്ഞ ഒരു സമയമാണ്. ആ ഒരു സമയത്തിനുള്ളിൽ മനുഷ്യൻ എന്ത് ചെയ്യണം പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്നേഹിച്ചാൽ മാത്രമേ ഈ ലോകം ലോകമായി മാറുകയുള്ളൂ. എന്നുള്ളൊരു തത്വം എഴുത്തച്ഛൻ രാമനിലൂടെ ആ കാലഘട്ടത്തിൽ പരസ്പരം അഹ് വിഘടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ഇത്രയും മനോഹരമായ പാഠമായതുകൊണ്ടും ഏറ്റവും നല്ല പാഠായതുകൊണ്ടും ഇതിൽനിന്ന് ഒരുപക്ഷേ നമുക്ക് ആറ് mark ൻറെ ചോദ്യം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ model exam നും നിങ്ങടെ ആഹ് quarterly exam ന് ഒക്കെ ഇതിൽനിന്ന് ഒരു essay ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് ഈ ഒരു കാലഘട്ടവും ആയിട്ട് ഏറ്റവും പ്രസ~പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ നിന്ന് വരാം. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എഴുത്തച്ഛൻറെ സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കാം എന്താണ് എഴുത്തച്ഛൻ മലയാളഭാഷയുടെ പിതാവായി മാറിയത് മലയാളഭാഷയ്ക്ക് അൻപത്തിഒന്ന് അക്ഷരം എഴുത്തച്ഛൻ എഴുത്തച്ഛനാണ് നൽകിയത് അല്ലേ? അപ്പോൾ നാല്പത്തിയെട്ട് അക്ഷരവും plus അദ്ദേഹത്തിൽ നിന്നുള്ള മൂന്നക്ഷരവും മലയാളഭാഷയെ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെതന്നെ സംസ്കൃതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി എന്നുള്ളത് എഴുത്തച്ഛൻറെ മറ്റൊരു പ്രത്യേകതയാണ്. അദ്ദേഹം പള്ളിക്കൂടങ്ങൾക്ക് ഒപ്പം തന്നെ എന്താക്കി കുട്ടികളെ അവിടെ തന്നെ അവർക്ക് താമസിക്കാനുള്ള